ഞങ്ങള് അപ്പം കുറച്ച് അഹ് മുമ്പ് വയനാട് വെച്ച് ഒന്ന് പിടുത്തു MVD

എന്നിട്ട് പതിനായിറുപ്പിയ fine ഇടു അഹ് എന്നിട്ട് പൈസ അടച്ചോ പൈസ അടച്ചിട്ടില്ലാ അടക്കണം അപ്പൊ എത്ര time ഇണ്ട അയിന് time ഇണ്ട്ന്നാണ് ഇപ്പൊ അറിയ ആയിന പറ്റി അറിയുന്നവരൊക്കെ പറഞ്ഞ ആ പൈസ ഒക്കെ എങ്ങനെയാ ഒപ്പിച്ചെ എത്ര ആള് ഇണ്ടായിനി നിങ്ങള് ഞങ്ങള് ഏഴാള് അത് ഓരോത്തര് ആയിരം വെച്ച് എടുത്താണ്ട് ബാക്കി പുടിച്ചോൻ എടുക്കാനാണ് അങ്ങനെ പറഞ്ഞിനി അപ്പൊ പുടിച്ചോനാണെങ്കി ആകെ അലമ്പാണ്

ഓൻ്റെക്ക്ന്ന് പൈസ കിട്ടൊന്ന് സംശയാന്ന് അപ്പൊ എന്തിനാ പിടിച്ചിനി helmet ഇല്ലാഞ്ഞിറ്റോ helmate അല്ല അവൻക്ക് licence ഇല്ലേയ് അതാണ് മെ main ആയ പ്രശ്‌നായെ അത് ശരി ഞങ്ങളെല്ലാവരും അവൻക്ക് licence ഇണ്ട്ന്ന് വിചാരിച്ചു ആ ഓനി പണിയുണ്ടോ പൈസ ഉണ്ടാക്കാനി ഓന് കുറച്ച് കാലം ഗൾഫിലൊക്കെ ആയിനു ഇപ്പൊ നാട്ടില് അലമ്പ് കളിച്ച് നടക്കാണ് ഇനി ഗൾഫ്ക്ക് കേറിനിണ്ട് ഒക്കെ പറഞ്ഞിനി ആ പതിനായിറുപ്പിയല്ലെ എന്താക്കല് ആ നിങ്ങളെ മുമ്പ് police പിടിച്ചിക്കണോ ഇല്ലേയ് police ഒന്നും പിടിച്ചിട്ടില്ല ഉം licence ഒന്നും ഇല്ലെങ്കിലും police ഒന്നും പിടിച്ചിട്ടില്ല ആ എന്താ licence എടുക്കാത്തെ licence എടുക്കണം ആയിൻ്റെ സാഹചര്യങ്ങള് ഒത്തുവന്നില്ല ആ ഇനി ഇപ്പൊ എന്നാപ്പോ ഇപ്പൊ അടുത്ത് തന്നെ എടുക്കണം വണ്ടി ഒക്കെ എടുക്കണ്ടെ ആ അതെ അതെ licence ന് ഒന്നും അങ്ങനെ അല്ല അവര് ഫയ അങ്ങനെ ഒന്നും ആവുല്ല വിലകൂടിക്കുലല്ലേ ആ പൈസ കൂടിണ്ടാവും

driving പടിക്കും ചെയ്യാം licence ഉം എടുക്കാം ആ car ഉം bike ഉം രണ്ടുവ ആ car പഠിപ്പിച്ചേരും മ് മ് രണ്ടും പാടെ എട്ക്കണേ ലാഭം അല്ലെ അ അതെ അതെ അതാബൊ രണ്ടും അപ്പോന്നെ കയിഞ്ഞോളും ആയിനായിറ്റ് നിക്കണ്ടേ ആവശ്യം ഇല്ല അതെ car പഠിക്കണം അ ഞാനിപ്പോ car ഒക്കെ പടിച്ചിക്കണ് പക്ഷെ experience ഇല്ല ആയിൻ്റെ ഒരു ഇത് ഇണ്ട്

പിന്നെ പഠിക്കാനൊരു car ഇല്ലാനു ആ വീട്ടിലൊക്കെ വണ്ടി ഇണ്ടെങ്കി സുഖാണ് ആ ഒരു second hand car ക്കെ എടുക്കണന്ന് ഇണ്ട്

ആദ്യം നല്ലതാണ് car rent നൊക്കെ എടുത്തിട്ട് പഠിച്ചാമതി ആ അതെ ആദ്യം rent ന് എടുത്ത് പഠിച്ചേ പിന്നെ നമ്മക്ക് നമ്മക്ക് പുതിയത് മേടിച്ചാലേ ഹും അ പിന്നെ എന്തൊക്കെ പിന്നെ എന്താ

ഉം

ആ നാട്ടിലാണ് കുറച്ച് കഴിഞ്ഞാ പോവും ആ വണ്ടി എന്നാ എട്ക്കണെ

ആ വേറെ പ്രത്യേകിച്ച് ഒന്നുല്ലല്ലോ

ആ ശരി hello എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വ്യക്തിയെപറ്റിയാണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ടിരുന്നത് മഹാത്മാഗാന്ധി എന്നായിരുന്നു അദ്ദേഹം ജനിച്ചത് ആയിരത്തിഎണ്ണൂറ്റിഅറുപത്തിഒമ്പത് ഒക്ടോബർ രണ്ട് ആയി ആയിരുന്നു indian സ്വാതന്ത്രസമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി മഹത്തായ മകൻ എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമ വിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനു സാന്നിധ്യം വ്യക്തമാക്കുന്നു കേവലമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികമായ ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്നു ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ചു പ്രവർത്തിക്കുവാനും ജീവിതചര്യയായി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു എല്ലാ വിധത്തിലും സർവശ്രേയത്വം പുലർത്തുന്ന ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച അദ്ദേഹം പൊതു പ്രവർത്തകർക്ക് മാതൃകയായി സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചും സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമായി ഉപധി യാക്കി ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു മാർട്ടിൻ ലൂഥർ കിംഗ് സേബിക്കോ നെൽസൺ മണ്ഡേല ഓങ് സാൻ സൂചി എന്നിവർ ഗാന്ധി ആശയങ്ങൾ സ്വാംശീ കരിച്ചവരിൽ ഉൾപ്പെടുന്നു ഭാരതീയർ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു അഹിംസധിഷ്ഠിത പ്രത്യേഗ്രഹം എന്ന ഗാന്ധിടെ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്ര അന്നേദിവസം അന്താരാഷ്ട്ര അഹിംസാദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാന്ധിയുടെ കുടുംബം ബനിയ ജാതിയിൽ പെട്ടവർ ആയിരുന്നു അവർ വ്യാപാരികളുടെ പണമിടപാട് ട്ടക്കാരും ആയിരുന്നു ബനിയ ജാതി വർണ്ണ ശ്രേണിയിൽ ബ്രാഹ്മണ ക്ഷത്രിയർകൾ ശൂദ്രർകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്തു നാമറിയുന്ന ഗാന്ധിജിയെപ്പോലെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബം മാംസാഹാരികൾ ആയിരുന്നു അവരുടെ സ്വദേശം ഗുജറാത്തിലെ കത്തിയവാർ പ്രദേശം ആയിരുന്നു കത്തിയവാർ എന്ന അറിയപ്പെടുന്ന തെക്കൻ ഗുജറാത്തിലെ ഇരുപത്തിമൂവായിരത്തിൽ

ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പോർബന്തർ ഭരിച്ചിരുന്ന ജോത്വ വർഗക്കാർ ആയിരുന്നു രാജ പുത്രൻ ആയിരുന്ന അവർ തങ്ങളുടെ രാജാവിനെ റാണാ എന്നായിരുന്നു അഭിസംബോധനം ചെയ്തിരുന്നത് പോർബന്തർ ഒരു class one നാട്ടുരാജ്യം ആയിരുന്നു അതായത്

എന്നാൽ അദ്ദേഹത്തിൻ്റെ നാലാം തലമുറയിൽ പെട്ട ഉത്തംചന്ദ് ഗാന്ധി തൻ്റെ കഴിവുള്ള തെളിയിച്ചു ദിവാൻ ആയി സ്ഥാനക്കയറ്റം നേടി ഒട്ട ബാപ് എന്ന് കൂടി അറിയപ്പെടുന്ന അദ്ദേഹത്തിന് കീഴിൽ രാജ്യം സാമ്പത്തിക പരമ ശക്തി പ്രാപിച്ചു തൻ്റെ നേട്ടത്തിൻ്റെ പാടവ ത്തിൽ റാണയും company യും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തി എന്നാൽ റാണയുടെ അപ്രതീക്ഷിത മരണത്തോടെ രാജ്ഞി ഭരണത്തിന് കീഴിൽ വന്ന രാജ്യത്തിൽ നിന്നും രാജീവ് ഗാന്ധി നാടുകടത്തപ്പെട്ടു റാണയുമായുള്ള അടുപ്പം കാരണവും

അച്ഛൻ്റെ വിശ്വസ്തനെ ദിവാൻ ആയി തിരിച്ചു കൊണ്ടു വന്നു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്നുമുതൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിഏഴു വരെ ഉത്തംചന്ദ് ഗാന്ധി ദിവാൻ ആയി സേവിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ തൻ്റെ മകൻ ആയ കരം ചന്ദ് ഗാന്ധിക്ക് തൻ്റെ ഉദ്ദ്യോഗം കൈമാറി വിശ്രമ ജീവിതം ആരംഭിച്ചു മഹാത്മാഗാന്ധിയുടെ അച്ഛൻ ആയിരുന്ന കാബ ഗാന്ധി എന്നുകൂടി അറിയപ്പെട്ടിരുന്ന കരംചന്ദ് ഗാന്ധി റാണ വിമക്ത്ജിയും കാബാ ഗാന്ധിയും സമപ്രായക്കാരും നല്ല ചങ്ങാതിമാരും കൂടെ ആയിരുന്നു അവർക്ക് പല വിഷയങ്ങളിലും സമ അഭിപ്രായമായിരുന്നു അവരുടെ british കാരുമായുള്ള വിയോജിപ്പ് കാരണം പല വിഷമങ്ങൾ ഒരുമിച്ചു നേരിടേണ്ടി വന്നു കരം ചന്ദ് ഗാന്ധി ദിവാൻ ആയിരിക്കെ പോർബന്തർ class one ൽ നിന്നും class three ലേക്ക് തരാം താഴ്ത്തപ്പെട്ടു കാബ ഗാന്ധിയുടെ നാലാമത്തെ ഭാര്യ ആയിരുന്നു പുത്‌ലി ഭായ് അവരുടെ മക്കളിൽ നാലാമനായിരുന്നു മഹാത്മ ലക്ഷ്മി ദാസ് റാലിയത്ത്

രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഠാക്കുറിൻ്റെ ദിവാനായി സ്ഥാനക്കയറ്റം കിട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ രാജ്കോട്ടിൽ സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചു ഗാന്ധി കുടുംബം അങ്ങോട്ട് നീങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കാബ ഗാന്ധി ഇഹലോകവാസം വെടിഞ്ഞു കരം ചന്ദ് ഗാന്ധിയുടെയും പുത്‌ലി ഭായിയുടെയും മൂന്നു പുത്രന്മാരിൽ ഇളയവൻ ആയി ആയിരത്തിഎണ്ണൂറ്റി അറുപതത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു ഒരു സഹോദരിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു വൈശ്യ കുലത്തിലെ ബനിയ ജാതിക്കാരായ ആ കുടുംബം വൈഷ്ണവ വിശ്വാസ കളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് കരംചന്ദ് വാങ്ക നഗറിലും രാജ് കോട്ടിലെയും പ്രധാനമന്ത്രിയായിരുന്നു കരംചന്ദ് നാല് വിവാഹങ്ങൾ ചെയ്തിരുന്ന അവസാനത്തെ ഭാര്യയായിരുന്നു പുത്‌ലി ഭായ് മുത്തച്ഛൻ പോർബന്തറിൽ ദിവാൻ ആയിരുന്നു അച്ഛൻ അഞ്ചാം ക്ലാസ് വരെയെ പഠിച്ചുള്ളൂ എങ്കിലും ആദർശ ധീരനായിരുന്നു അദ്ദേഹത്തിന് മതകാര്യങ്ങളിൽ ഒന്നും അത്ര പിടി പാടുണ്ടായിരുന്നില്ല അമ്മയാകട്ടെ തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നു 'അമ്മ അന്നത്തെ രാജാവായിരുന്ന ഠാക്കുറിൻ്റെ വിധയായ അമ്മയുമായി നല്ല ബന്ധത്തിലായിരുന്നു മോഹൻദാസിനെ ഏഴു വയസ്സുള്ളപ്പോൾ അച്ഛൻ പോർബന്തർ വിട്ട് രാജ്കോട്ടിൽ ജോലി സ്വീകരിച്ചു അതിനാൽ മോഹൻദാസിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിൽ ആയിരുന്നു high school പഠിക്കുമ്പോൾ പതിമൂന്നാമത്തെ വയസ്സിൽ പോർബന്തറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മകാൻജിയുടെ മകൾ കസ്തൂർബയെ വിവാഹം ചെയ്തു നിരക്ഷരമായ കസ്തുർഭയെ മോഹൻദാസ് പഠിപ്പിച്ചു വിവാഹത്തിനു ശേഷം തൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തെ തുടർന്നു ചെറുപ്പകാലത്ത് അത്രയും മിടുക്കനായ വിദ്യാർത്ഥി ആയിരുന്നില്ല മോഹൻദാസ് matriculation വളരെ കഷ്ടപ്പെട്ട് വിജയിച്ചത് barister ആവാനായി കുടുംബാംഗങ്ങൾ നിർബന്ധിച്ചതിനാലാണ് വിദ്യാഭ്യാസം തുടർന്നതെന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്

ജേഷ്ഠന്റെ നിർബന്ധത്തിനു വഴങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ മാസത്തിൽ നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി ഇംഗ്ലണ്ടിൽ പോയ വർഷം തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ കുട്ടി പിറന്നു ഹരിലാൽ ഗാന്ധി ലണ്ടനിലെ oxford university ലാണ് അദ്ദേഹം നിയമം പഠിച്ചത് ലണ്ടനിലേക്ക് കപ്പൽ കയറുമ്പോൾ മദ്യവും മാംസവും കഴിക്കില്ലെന്ന് അമ്മക്ക് വാക്ക് കൊടുത്തിരുന്നു ആ വാക്കുപാലിച്ചു പൂർണ സസ്യഭുക്കായി തിന് ലണ്ടനിൽ കഴിച്ചു കൂടി ഇക്കാര്യത്തിൽ അമ്മയോടുള്ള വാക്കു പാലിച്ചതിന് പുറമേ സസ്യാഹാരത്തെപ്പറ്റി പഠിക്കുകയും അതിന്റെ ഗുണത്തെക്കുറിച്ച് അറിവ് നേടുകയും vegetarian club ൽ ചേർന്ന് അതിൻ്റെ നിർവാഹ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഈ club ൻ്റെ

സസ്യബുക്കുകൾ അക്കാലത്ത് സാർവത്രിക സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിനായി പ്രവർത്തിച്ചിരുന്നു theosophical society എന്ന ഒരു രാജ്യാന്തര സംഘത്തിൻ്റെ പ്രവർത്തകരായിരുന്നു അവരിലൂടെ ഗാന്ധിജി ഹിന്ദുത്വം ബുദ്ധമതം ബ്രാഹ്മണം സാഹിത്യം തുടങ്ങിയവ പഠിക്കാൻ ഇടയായി ഇംഗ്ലണ്ടിൽ വച്ചാണ് അദ്ദേഹം ആദ്യമായി ഭഗവത്ഗീത വായിക്കുന്നത് ഗാന്ധിയുടെ ആത്മീയ ജീവിത വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രന്ഥമായിരുന്നു അത് അന്നുവരെ മതകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ ഒന്നുമില്ലാതിരുന്ന മോഹൻദാസ് ബൈബിൾ ഖുർആൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും പഠിച്ചു ലണ്ടൻ matriculation പരീക്ഷ എഴുതി എങ്കിലും ആദ്യം നിയിൽ പരാജയപ്പെട്ടു എങ്കിലും വീണ്ടും എഴുതി അതിൽ വിജയം കൈവരിച്ചു ആയിരത്തി എണ്ണൂറ്റിതൊണ്ണൂറ്റിഒന്നിൽ നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി അമ്മയുടെ മരണവാർത്തയാണ് അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്തി എത്താൻ കാരണമായത് ഇന്ത്യയിൽ എത്തിയ ശേഷം മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷകവൃത്തി ആരംഭിച്ചു എങ്കിലും ആദ്യത്തെ വ്യവഹാരത്തിൽ നിന്ന് തന്നെ ശരീരം വിറച്ച് ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ ജോലി അവസാനിപ്പിച്ചു മടങ്ങി പിന്നീട് അദ്ദേഹം ആവശ്യക്കാർക്ക് പരാതി എഴുതി ക്കൊടുക്കുന്ന ജോലി നോക്കിയെങ്കിലും ഇത് മൂത്ത ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടില്ല ജ്യേഷ്ഠൻ്റെ നിർബന്ധ സഫലമാ അദ്ദേഹം സേട്ട് അബ്ദുള്ള എന്ന വ്യാപാരിയുടെ ദാദ അബ്ദുള്ള and co എന്ന ദക്ഷിണ african company യുടെ വ്യവഹാരങ്ങൾ വാദിക്കുന്ന ഒരു വക്കീലായി ജോലി ഏറ്റെടുത്തു case വാദിക്കുവാനായി company നിരവധി വക്കീലന്മാരെ ഏർപ്പാടാക്കിയിരുന്നു അവർക്കുവേണ്ട നിർദേശങ്ങൾ കൊടുക്കുകയായിരുന്നു മോഹൻദാസിൻ്റെ ജോലി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധി വീണ്ടും ദക്ഷിണാഫ്രിക്കയിലെ നാറ്റളിൽ അന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ വർണവിവേചനം അദ്ദേഹത്തെ മനസിനെ പുതിയൊരു രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു വെള്ളക്കാർ മറ്റെല്ലാ ആളുകളെയും അധമരായാണ് കണക്കാക്കുന്നത് തീവണ്ടിയിൽ ഉയർന്ന ശ്രേണികളിൽ കുപ്പകളിൽ ഇന്ത്യക്കാരെയോ കറുത്ത വർഗക്കാരെയോ കയറ്റാൻ അനുവദിച്ചിരുന്നില്ല വെള്ളം കുടിക്കാനുള്ള പൊതു tap കളിൽ നിന്നും വെള്ളം കുടിച്ചാൽ പോലും അക്കൂട്ടർക്ക് കടുത്ത ശിക്ഷ നല്കപ്പെട്ടിരുന്നു ഒരിക്കൽ വെള്ളക്കാർക്കു മാത്രം സഞ്ചരിക്കാവുന്ന a class കൂപ്പയിൽ യാത്ര ചെയ്തതിനു ഗാന്ധിയെ മർദിക്കുക വഴിയിൽ പീറ്റർ മാരിറ്റ്സാബിത് ഇറക്കി വിടുകയും ചെയ്തു തുടർന്ന് താഴ്ന്ന class ൽ യാത്ര തുടർന്ന് അദ്ദേഹത്തിന് തീവണ്ടിയിലെ guard ഒരു

റിറ്റോറി ലെ ഖയാബ് ഹാജിഖാൻ മുഹമ്മദ് എന്ന ഇന്ത്യക്കാരനായ ബാബ രൂഢ സഹകരണത്തോടെ അവിടെത്തെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു ഇംഗ്ലണ്ടിൽ പോലും ഇത്തരം അനാചാരങ്ങൾ ഇല്ലെന്നു അദ്ദേഹം ഓർമിപ്പിച്ചു ഗാന്ധിയുടെ ആദ്യത്തെ പൊതു പ്രസംഗം അതായിരുന്നു ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസമില്ലായ്മയും ശുചിത്വക്കുറവുമാണ് ഇതിനു കാരണം എന്ന് വിശ്വസിച്ചു അവ പരിഹരിക്കാനുള്ള നടപടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു തീവണ്ടികളിൽ ഒന്നും രണ്ടും class കളിൽ പ്രവേശനം കിട്ടാനായി railway അധികൃതരായി ഗാന്ധിയെ കത്തിടപാടുകൾ നടത്തി ഇന്ത്യക്കാരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരത്തെക്കുറിച്ചും അദ്ദേഹം പഠിക്കാൻ ആരംഭിച്ചു മതപരവും ആരിത്മ് വുമായ വളരെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഇക്കാലത്തു പേടിച്ചു അദ്ദേഹം താമസിയാതെ കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി ഇതിന്റെ ഭാഗമായി സുഹൃത്തുക്കളുമൊത്ത് നെറ്റാൽ ഇന്ത്യയുടെ congress എന്ന പ്രസ്ഥാനം ആരംഭിച്ചു ഇത് ഇന്ത്യക്കാരുടെ അവകാശ ബോധത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കി നെറ്റാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടു താമസിയാതെ ദക്ഷിണാഫ്രി അദ്ദേഹം ഗാന്ധിജി എന്ന് അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അ അദ്ദേഹം ഭാര്യയെയും കുട്ടികളെയും കൊണ്ടു വരാൻ നാട്ടിലേക്ക് ഹ്രസ്വസന്ദർശനം നടത്തി രാജ്കോട്ടിലെത്തിയ ഗാന്ധി ദക്ഷിണാഫ്രി ഇന്ത്യക്കാരുടെ ചില വിവരിച്ച കൊണ്ട് ലഘുലേഖകകളും പത്രപ്രസ്ഥാവന ഇറക്കുകയും justice ബദറുദ്ദീൻ തയ്ബാജി സർഫെറോസ് ഷാ മേത്ത എന്നിവരുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു ഇതിനിടക്ക് മുംബൈയിൽ പ്ളേഗ് പടർന്നപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പൂനെ ലോകമെമ്പാടുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു

ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിരുന്നു parliament അടച്ചതിൻ്റെ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്തതിനാലാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത് എന്നാൽ parliament ജനുവരിയിൽ തുടങ്ങുമെന്നും അടിയന്തിരമായി തിരിച്ചു വരണമെന്നും സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ രണ്ടു മക്കൾ വിധവയായ സഹോദരിയുടെ പുത്രൻ ഭാര്യ കസ്‌തൂർബാ എന്നിവരോടൊപ്പം ഡിസംബർ ആദ്യ വാരം ഗാന്ധി ഡർബനിയിലേക്ക് യാത്ര ആയി തിരിച്ചെത്തിയ അദ്ദേഹത്തിനെ വെള്ളക്കാർ ഒരു കൂട്ടം ആള് അക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നാൽ അദ്ദേഹം അവർക്കെതിരെ വ്യവഹാരം നടത്താൻ ഇഷ്ടപ്പെട്ടില്ല

സേവകന നയാ അദ്ദേഹം പങ്കെടുത്തു യുദ്ധ സമയത് രോഗികളെ ശുശ്രുഷിക്കാൻ indian ambulance corpus എന്ന സംഘടനയിൽ ചേർന്നത് പിന്നീട് അദ്ദേഹം ആദരിക്കപ്പെടുകയുണ്ടായി ദക്ഷിണാഫ്രിക്കയിൽ വച്ച് ഗാന്ധിക്കും കസ്തുർബക്കും രണ്ടു ആൺകുട്ടികൾ കൂടി പിറന്നു രാംദാസ് ഗാന്ധിയും ദേവദാസ് ഗാന്ധിയും ഡിസംബർ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി കൊൽക്കത്തയിലെ ദേശീയ congress ൽ പങ്കെടുക്കുകയായിരുന്നു ലക്‌ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് DA വാക്സിയുടെ അദ്യക്ഷതയിൽ ചേർന്ന congress ൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ ആവശ്യകതകളെക്കുറിച്ചു പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് കുറച്ചു കാലം ഗോഖലെയെയും അതിഥിയായ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചു പോയി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നു ഫെബ്രുവരി പതിനാലിന് ട്രാൻസ്പാർക് കോടതിയിൽ വക്കീൽപണി ആരംഭിച്ചു ജോഹന്നാസ്ബർഗിലായിരുന്നു താമസം ഇന്ത്യക്കാർക്കെതിരെ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം അവിടെ മെയ് ആറിനു കൂടിയ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജൂൺ നാലിന് ഗാന്ധിജി ഇന്ത്യയിൽ opinion എന്ന പത്രം ആരംഭിച്ചു ആ വർഷം അവസാനം ഡർബനിൽ നിന്ന് പതിനാലു മെയ് അഖിലേ phoenix എന്ന ഏർ ആശ്രമം സ്ഥാപിച്ചു അങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്തു ആശ്രമത്തിലെ അന്തേവാസികൾ ഓരോരുത്തരും അവരവരുടെ പ്രയത്നം സംഭാവന ചെയ്യണം എന്ന ആശയം അദ്ദേഹം പ്രാവർത്തികമാക്കി trust ൻ്റെ untold lies എന്ന പുസ്തകത്തിനാണ് ഇതിനാദരം ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള അദ്ദേഹത്തിന് ഈ മൂന്നാം വരവിലാണ് സത്യഗ്രഹമെന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറു അദ്ദേഹം

കൂട്ടുകുടുംബ സങ്കൽപ്പം പരീക്ഷിച്ചു നോക്കി transfer പ്രവിശ്യ സർക്കാരിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഏഴു മാർച്ച് ഇരുപത്തിരണ്ടിനു ഗാന്ധി സത്യ ഗ്രഹസമരം ആരംഭിച്ചു എല്ലാ ഇന്ത്യക്കാരും വിരലടയാളം പതിച്ച registration card എപ്പോഴും സൂക്ഷിക്കണമെന്നു asiatic law amends and ordinance എന്ന bill നു എതിരെയായിരുന്നു സത്യാഗ്രഹം ഈ registration card ഇല്ലാത്തവരെ arrest ചെയ്യാനും നാടുകടത്തുവാനും വ്യവസ്ഥയിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടു ജനുവരി പത്തിന് അദ്ദേഹം arrest ചെയ്തു രണ്ടുമാസക്കാലത്തേക്ക് ജയിലിലടച്ചു എങ്കിലും താമസിയാതെ general സ്മിത്ത്ൻ്റെ നിർദേശ പ്രകാരം മോചിപ്പിച്ചു വീണ്ടും അദ്ദേഹത്തെ ആയിരത്തിത്തൊള്ളായിരത്തി പതിമൂന്നു നവംബർ ആറിന് arrest ചെയ്തു ഇതിനെ പ്രതിഷേധിച്ച് നവംബർ ഇരുപത്തി അഞ്ചിനു നറ്റാലിൻ്റെ യോഗം ചേർന്ന് അവർക്കു police വെടി വെക്കുകയും ഇന്ത്യ മരിക്കുകയും നിരവധി പേർക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് ഗാന്ധിജിയെ ഒമ്പതു മാസത്തേക്ക് ജയിലിലടച്ചു പിന്നീട് പുറത്തിറങ്ങിയ ഗാന്ധിജി ഇന്ത്യക്കാർ അവരവർ താമസിക്കുന്ന പ്രവിശ്യ വിട്ടു പുറത്തു പോകാൻ പാടില്ല നിയമത്തിനെതിരായി രണ്ടായിരത്തി മുപ്പത്തിയേഴു പുരുഷന്മാർ നൂറ്റി ഇരുപത്തി മൂന്നു സ്ത്രീകൾ അമ്പത്തേഴു കുട്ടികളെ ലേക്ക് ഒരു march നടത്തി അവരെ arrest ചെയ്ത് ജയിലിലടച്ചപ്പോൾ ലഹള പൊട്ടിപുറപ്പെട്ടു ആയിരത്തിത്തൊള്ളായിരത്തി പതിനാലു ജൂൺ മുപ്പതിന് സർക്കാർ ഒത്തു തീർപ്പുകൾക്ക് തയ്യാറായി ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു ജനുവരി ഒമ്പതിന് മുംബൈ തുറമുഖത്തു കപ്പലിറങ്ങി ഈ ദിനത്തിൽ ഓർമ്മയ്ക്കായിട്ടാണ് രണ്ടായിരത്തി മൂന്നു മുതൽ ജനുവരി ഒമ്പത് ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് കര്യങ്ങൾ നേരിട്ട് പഠിക്കാനായി അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു അന്ന് indian ദേശീയതയുടെ നായകരായിരുന്ന നേതാക്കന്മാരെയെല്ലാം സന്ദർശിച്ചു ദക്ഷിണാഫ്രിക്കയിലെ phoenix ആശ്രയ മത്തിൽ നിന്നും വന്ന വിദ്യാർത്ഥികളെ അക്കാലത്ത് രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അങ്ങനെയാണ് ഗാന്ധിജിയും ടാഗോറും പരിചയപ്പെടുന്നത് മരിക്കുവോളം നീണ്ട ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത് അഹമ്മദാബാദിലെ കൊച്ച്റാബിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു മെയ് ഇരുപത്തി അഞ്ചിന് അദ്ദേഹം സത്യാ ഗ്രഹം ശ്രമം സ്ഥാപിച്ചു സമർപ്പണം ചെയ്യുന്നവർ അഹിംസ സത്യം ആസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം എന്നിവ നിഷ്ഠയോടെ ആചരിക്കണമെന്നും ഗാന്ധിജിയെ നിർദേശിച്ചു താൻ നൂൽ നൂറ്റു കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി എന്ന അടിസ്ഥാനത്തിലുള്ള ഖാദി പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ്‌ ഏപ്രിൽ പതിനാറിന് ചമ്പാരൻ ജില്ലയിലെ തോട്ടം തൊഴിലാളികളെ british കാർ വ്യവസ്ഥ അനുസരിച്ച് അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഗാന്ധി ഇന്ത്യയിൽ വെച്ച് ഇതാദ്യമായി arrest വരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴു പതിനെട്ടു കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഗുജറാത്തിലെ ഖേദ കർഷക സമരം അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നം തുടങ്ങിയവ ഒത്തു തീർപ്പുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തിപതിനേഴു ജൂണിൽ സത്യാഗ്രഹാ ശ്രമം സബർമതിയിലേക്ക് മാറ്റി പിന്നീട് ഇത് സബർമതി ആശ്രമമായ് എന്ന അറിയപ്പെടാൻ തുടങ്ങി അക്കാലത്തു ടാഗോർ ആയിരുന്നു ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്

തുടങ്ങിയിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ സമരങ്ങൾ അതിനു കാരണമായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് സത്യാഗ്രഹം എന്ന സമരമാർഗം വികസിപ്പിച്ചെടുക്കുന്നത് അതിനാലാണ് ദക്ഷിണാഫ്രിക്കയെ ഗന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധി പറയുന്നത് ഏത് തരത്തിലുള്ള പീഡനത്തെയും അടിച്ചമർത്തലിനെയും നേരിടാൻ തയ്യാറാകുന്ന സത്യാഗ്രഹിയെ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നത് ആത്മനിഷ്ഠമായ ശക്തിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം indian ദേശീയ പ്രസ്ഥാനത്തിന് അമരക്കാരനായി തീർന്ന ഗാന്ധിജി മുപ്പതുകൊല്ലക്കാലം indian ജനതയുടെ സ്വാതന്ത്രസമര യജ്ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് Rowlatt Act എന്ന നിയമത്തിനെതിരെ ആയിരത്തിത്തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതിന് ഹർത്താൽ ആചരിക്കാൻ ഗാന്ധിജിയെ ആഹ്വാനം ചെയ്തു നിസ്സഹകരണ സമരം എന്ന തുടങ്ങിയത് ഹർത്താലിൻ്റെ തീയ്യതി മാറ്റിയെങ്കിലും പലയിടങ്ങളിലും മാർച്ച് മുപ്പതിന് തന്നെ ഹർത്താൽ ആചരിക്കപ്പെട്ടു ആളുകൾ ഗാന്ധിജിയുടെ വാക്കനുസരിച്ചു വിദ്യാലയങ്ങളും കോടതികളും ബഹിഷ്കരിക്കുകയും british സ്ഥാനങ്ങളും സ്ഥാനപ്പേരുകളും ഉപേക്ഷിക്കുയും ചെയ്തു ദില്ലിയിൽ നടന്ന police വെടിവെപ്പിനെക്കെക്കുറിച്ചു അന്വേഷിക്കാൻ അങ്ങോട്ട് പോയ ഗാന്ധിജിയെ നിരോധനാജ്ഞ ലംഘിച്ചു എന്ന പേരിൽ ഏപ്രിൽ പതിനൊന്നിന്‌ arrest ചെയ്തു arrest ൽ പ്രതിഷേധിച്ചു ഇന്ത്യയെങ്ങും ഹർത്താൽ ആചരിക്കപ്പെട്ടു ഇതിനെത്തുടർന്ന് ഏപ്രിൽ പതിനൊന്നു ജാലിയൻവാലാബാഗ് വച്ച് സമരക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ഇതേ തുടർന്ന് നിയമലഘനം സമരം താൽക്കാലികമായി ഏപ്രിൽ പതിനെട്ടിന് നിർത്തി വച്ചു ഉത്തർപ്രദേശിലെ ചൗരി ചൗരാ എന്ന സ്ഥലത്തു ജനക്കൂട്ടം രോഷം പൂണ്ടു police station

മാസികയിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിൽ പേരിൽ രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ചു ആറു കൊല്ലത്തേക്ക് തടവുശിക്ഷ നടത്തി എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞു വിട്ടയച്ചു തുടർന്ന് ഇന്ത്യയൊട്ടാകെ അദ്ദേഹം സഞ്ചരിച്ചു ഐക്യത്തിനെതിരെ പല യോഗങ്ങളും പ്രസംഗിച്ചു ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി ശ്രമിച്ചു രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും young ഇന്ത്യ പോലുള്ള പത പ്രസിദ്ധീകരണങ്ങളിലുള്ള നിരോധനങ്ങൾ പിൻവലിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിയമലംഘന പരിപാടികൾ നികുതി നിഷേധം കൂടി ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം viceroy റീഡിങ് പ്രഭുവിനെ അന്ത്യശാസനം നൽകി ഗാന്ധിജിയുടെ മേൽ congress ൻ്റെ അധ്യക്ഷ സ്ഥാനം ഏൽക്കാനായി സമ്മർദം ഏറിവന്നു നൂൽ നൂൽപ്പ് ഒരു ആത്മ അധ്യക്ഷസ്ഥാനം ഗാന്ധിജിയുടെ മേൽ congress നു അധ്യക്ഷ സ്ഥാനം ഏൽക്കാനായി സമ്മർദ്ദം ഏറിവന്നു നൂൽനൂൽപ്പ് ഒരു ആധ്യാത്മികയമനമായ്‌ കണക്കാക്കി ഓരോ പ്രവർത്തകരും ഖദർ ധരിക്കണമെന്നു വ്യവസ്ഥയിൽ അദ്ദേഹം congress നു അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ തയ്യാറായി ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്ത സൈമൺ commission ൻ്റെ നിർദേശങ്ങളെ ബഹിഷ്ക്കരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതിനനുസരിച്ചു നാടെങ്ങും പ്രക്ഷോപം ഉയർന്നു ലാലാലജ്പത്‌ റായ് ഉൾപ്പെടെ പല പ്രാമുഖരേയും british പട്ടാളം വകവരുത്തി ഇതിനിടയിൽ ഭൂനികുതിയ്യ വർധനവിൽ പ്രതിഷേധിച്ച ഗാന്ധി ബാർദോളിയിൽ സത്യാഗ്രഹസമരം ആരംഭിച്ചു നാടൊട്ടുക്ക് ജൂൺ പന്ത്രണ്ടു ബാർദോളി ദിനം ആചരിച്ചു സബർമതി ആശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫെബ്രുവരി പതിനാലു മുതൽ പതിനാറു വരെ ചേർന്ന അഖിലേന്ത്യ congress പ്രവർത്തക സമിതി civil നിയമ ലംഘന സമരം ആരംഭിക്കാൻ തീരുമാനമെടുത്തു ഇതിൻ്റെ നേതൃത്വം ഗാന്ധിജിയെയാണ് ഏൽപ്പിച്ചത് ഉപ്പുൽപ്പാദനന്തിന് british ഭരണകൂടം ചുമത്തിയ കരത്തിനോട് പ്രതിഷേധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അദ്ദേഹം ഉപ്പു സത്യാഗ്രഹം സംഘടിപ്പിച്ചു എഴുപത്തെട്ടു അനുയായികൾക്കൊപ്പം മാർച്ച് പതിനൊന്നിന് ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായി തുടങ്ങിയ ആയാത്രക്ക് ജനങ്ങൾ കൂടി ജാഥ

ആയിരക്കണക്കിനുള്ള ആള് പങ്കെടുത്ത നിയമലംഘന സമരങ്ങൾ അരങ്ങേറി പലയിടങ്ങളിൽ വ്യാപിച്ചു ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു അത് ജാധയെത്തുടർന്ന് ദണ്ഡി കടപ്പുറത്ത് അദ്ദേഹം സത്യാഗ്രഹം ഇരുന്നു ഗാന്ധിയെ സത്യാഗ്രഹ camp ൽ നിന്നും arrest ചെയ്ത് ജയിലിലടച്ചു ഇന്ത്യയൊട്ടാകെ പ്രധിഷേധം അലയടിച്ചു ജൂലൈ നാലിന് ഗാന്ധി ദിനം കൊണ്ടാടി മുംബൈയിലും ഷോലാപ്പൂരിലും തൊഴിലാളികൾ പണിമുടക്കി ആയിരത്തി തൊള്ളായിരത്തിമുപ്പത്തൊന്നു ജനുവരി ഇരുപത്തഞ്ചിന് അദ്ദേഹം മോചിതനാക്കി മാർച്ച് അഞ്ചിന് എർവിന് കരാർ അനുസരിച്ചു ഗാന്ധി നിയമലംഘന സമരം അവസാനിപ്പിച്ചു ഇന്ത്യക്ക് അനുയോജ്യമായ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചു ചർച്ച ചെയ്യാൻ രണ്ടാം വട്ട മേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആയി congress ൻ്റെ ഏക പ്രതിനിധിയായി ഗാന്ധിജിയെയാണ് തെരഞ്ഞെടുത്തത് അദ്ദേഹം ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിയൊന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനു ഡൽഹിലേക്ക് തിരിച്ചു എന്നാൽ വട്ടമേശ സമ്മേളനം ഒരു പരാജയമായിരുന്നു സെപ്റ്റംബർ ഒന്നിന് അത് നിർത്തിവെക്കപ്പെട്ടു തിരിച്ചു നാട്ടിലേക്ക് ഗാന്ധിജി സമര പ്രക്ഷോഭങ്ങൾ തുടർന്നു താമസിയാതെ അദ്ദേഹം ജയിലിലായി congress രണ്ടാം നിയമലംഘനസമരം ആരംഭിച്ചു ഇത്തവണ കസ്തൂർബയും സമരത്തിൽ സജീവമായി പങ്കെടുത്തു കസ്തൂർബാ ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിരണ്ടു ജനുവരി പതിനഞ്ചിനു arrest വരിച്ചു വർഗീയ വിധിക്കെതിരെ ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിരണ്ടു സപ്റ്റംബർ ഇരുപത്തൊന്ന് ഗാന്ധിജി യെർവാദാ ജയിലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു

ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അംഗീകരിക്കപ്പെട്ടു ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിരണ്ടു സെപ്റ്റംബർ ഇരുപത്തിനാലിനു പൂനെ കരാർ എന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കി എന്നാൽ അദ്ദേഹം അപ്പോൾ ജയിൽ മോചിതനായിരുന്നില്ല

എന്നാൽ അന്ന് രാത്രി ഒമ്പത് മണിക്ക് അദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിതനാക്കി എന്നാൽ ജയിലിനു പുറത്തു നിരാഹാരം തുടർന്ന് ഗാന്ധി മെയ് ഇരുപത്തൊമ്പതിന് പൂനയിൽ വച്ചാണ് നിരാഹാരം അവസാനിപ്പിച്ചത് തുടർന്ന് അദ്ദേഹം വ്യക്തിഗത civil നിയമലംഘനങ്ങൾ ആരംഭിക്കുകയും വീണ്ടും ജയിൽ അടക്കപ്പെടുകയും ചെയ്തു ആദ്യം സബർമതി ജയിലിലും പിന്നീട് പ്രവാദ ജയിലിലുമായിരുന്നു ഓഗസ്റ്റ് നാലിന് മോചിതനായെങ്കിലും വീണ്ടും നിയമലംഘനം ആരംഭിച്ച ഒരു വർഷത്തേക്ക് ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ഹരിജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുവാദം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഒ ഓഗസ്റ്റ് പതിനാറു ജയിലിൽ നിരാഹാരം ആരംഭിച്ചു ആരോഗ്യനില വഷളായതിനാൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് വ്യവസ്ഥകളൊന്നും ഇല്ലാതെ അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം ഹരിജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മുഴുകി ഹരിജനക്ഷേമ fund പിരിക്കുവാനുള്ള യാത്രയ്ക്കിടെ അദ്ദേഹം നാലാം വട്ടം ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിനാല് പതിനു കേരളം എത്തി തലശ്ശേരി വടകര ചാലക്കുടി തിരുവനന്തപുരം കന്യാകുമാരി എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു ഈ സന്ദർശനത്തിനിടെയാണ് വടകരയിലെ വച്ച് ഗോമതി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവന നൽകിയത് congress ഇതിനകം കടുത്ത തീവ്രവാദികളായ പ്രവർത്തികളുടെ കയ്യിൽ പെട്ടിരുന്നു സ്വയംഭരണത്തിൽ കുറഞ്ഞ ഒന്നും കൊണ്ട് തൃപ്തിപ്പെടില്ല എന്നായിരുന്നു അവരുടെ നിലപാട് എന്നാൽ ഗാന്ധി ഇതിനോട് യോജിച്ചില്ല പൂർണ

കഴിയുന്നതും അക്രമരഹിതവും സത്യസന്ധവുമായ വർഗ്ഗങ്ങൾ എന്ന് തിരുത്തി congress പ്രവർത്തക സമിതി യോഗം ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിനാല് സെപ്റ്റംബർ ഒന്നിന് പ്രമേയം അംഗീകരിച്ചതിനെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിഒമ്പതിനു congress party വിട്ടതായി ഗാന്ധി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു party വിട്ടു എങ്കിലും അദ്ദേഹത്തിനു വർഗ്ഗ സംഘടന എന്ന രൂപീകരണത്തിന് നിർണായകമായിരുന്നു വാർദ്ധയിലുവച്ചു ആശ്രയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറു ഏപ്രിൽ ഇരുപതിന്‌ അദ്ദേഹം താമസം മാറ്റി ഗ്രാമീണ ജീവിത വികാസത്തിന് ആവശ്യമായ പദ്ധതികൾക്ക് സേവഗ്രാം വഴികാട്ടിയായിരുന്നു തിരുവിതാംകൂറിൽ ചിത്തിര തിരുനാൾ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറു നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ഗാന്ധി അതിനെ ആധുനിക കാലത്തിൻ്റെ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത് ഈ വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അഞ്ചാം വട്ടം കേരളത്തിൽ എത്തിയത് അതും ഒരു തീർത്ഥാടന യാത്രയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിഅഞ്ചിലെ ഇന്ത്യ goverment act

വാർധീയിലെ ചേർന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഗാന്ധിയായിരുന്നു അധ്യക്ഷൻ അദ്ദേഹം തൻ്റെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചു തൊഴിൽ അധിഷ്ഠിതരും ഭാരതീയമായ പദ്ധതിയായിരുന്നു അത് എന്നും ഇത് അറിയപ്പെടുന്നു ഹരിപുര congress സമ്മേളനം ഇത് അംഗീകരിച്ചു എന്നാൽ ഇതിനെ മുസ്ലിം league എതിർത്തു ഇടക്കാല സർക്കാർ അനുവദിക്കുന്നില്ല എങ്കിൽ civil നിയമ ലംഘനം ആരംഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മാർച്ച് പതിനെട്ട് ബീഹാറിലെ രങ്കൻഡിൽ ചേർന്ന congress സമ്മേളനം തീരുമാനിക്കും അതിൻ്റെ നേതൃത്വം ഗാന്ധിജിയെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതിനിടെ congress നിർബന്ധപൂർവ്വം ഗാന്ധിജിയെ തിരികെ കൊണ്ടു വന്നിരുന്നു ഇന്ത്യക്കാരുടെ സമ്മതമില്ലാതെ ഇന്ത്യ രണ്ടാംലോക മഹായുദ്ധത്തിൽ പങ്കാളിയാക്കിയതിൽ പ്രതീകാത്മകമായി പ്രതിഷേധിക്കാൻ അദ്ദേഹം വ്യക്തമായി തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് മാർച്ചിൽ sir സ്റ്റാഫോർഡ് ക്രിപ്സ്സ് ഇന്ത്യയിൽ എത്തുകയും ഗാന്ധിജിയുമായി ചർച്ച നടത്തുകയും ചെയ്തു അതേ തുടർന്ന് ഇന്ത്യയ്ക്ക് dominion പദവി

സുപ്രസിദ്ധ quit ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു സഫല നേതൃത്വം ഏറ്റെടുത്ത ഗാന്ധിജിയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണ് do ചരിത്രപ്രസിദ്ധമായ or die നമ്മൾ ഒരു സാമ്രാജ്യത്തെ എതിർക്കുകയും ഒന്നുകിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജിയുടെ ഈ ആശയം മറ്റുള്ളവർ സ്വീകരിച്ചെങ്കിലും communist കാർ എതിർത്തു തീരുമാനം അനുസരിച്ച് പ്രക്ഷോഭം ആരംഭിച്ചതിനെ തുടർന്ന് പലയിടങ്ങളിലും ജനങ്ങളും police ഉം ഏറ്റുമുട്ടി ഓഗസ്റ്റ് ഒമ്പതിന് ഗാന്ധിജിയെ arrest ചെയ്ത് പൂനെയിലെ അഗാൻ കൊട്ടാരത്തിൽ തടവിൽ ആർപ്പെട്ടു congress നെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ചു ഒരാഴ്ചക്കകം പ്രമുഖ നേതാക്കൾ എല്ലാം അറസ്റ്റിലായി പതിനായിരങ്ങൾ തടവിലായി നിരവധി പേർ മരിക്കുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു തടവുകാരെ മോചിപ്പിക്കുകയും മർദ്ദന നയം അവസാനിക്കുകയും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് ഗാന്ധിജി തടവിൽ നിരാഹാരം ആരംഭിച്ചു

എന്നാൽ ആരോഗ്യസ്ഥിതി മോശം ആയതിന് തുടർന്നു മെയ് ആറിന് മാത്രമാണ് ഗാന്ധിജിയെ മോചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജയിൽവാസം ആയിരുന്നു അത് ഇന്ത്യൽ തടവിന് രണ്ടായിരത്തി എൺപത്തിയൊമ്പത് ദിവസം ദക്ഷിണാഫ്രിക്കയിൽ ഇരുന്നൂറ്റിനാല്പതു ദിവസവും ഗാന്ധിജി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ അന്നത്തെ viceroy വേവൽ പ്രഭു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതിയോടെ പ്രഖ്യാപിച്ച പദ്ധതിയെ തുടർന്ന്